സുഖായിട്ട് പോകുന്നു അല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാണ്? പഠിക്കാണോ അതോ ജോലി ചെയ്യാണോ?

ജോലി ആണല്ലേ? ആഹ് എന്ത് ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നേ?

ഞാൻ ആതുരശുസ്രൂഷ രംഗത്ത് ജോലി ചെയ്യുന്നു. അതേല്ലേ? അപ്പൊ ഞാനെന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നേന്ന് പറഞ്ഞാ നമ്മുടെ രാഷ്ട്രീയത്തെപ്പറ്റി കൊറച്ച് കാര്യങ്ങള് സംസാരിക്കാൻ വേണ്ടീട്ടും ആഹ് എന്റെ കൊറച്ച് കാര്യങ്ങള് അങ്ങോട്ട് പറയാനും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തെപ്പറ്റി കൊറച്ച് കാര്യങ്ങള് സംസാരിക്കാൻ വേണ്ടീട്ടാണ് കേട്ടോ.

അപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തില് ഇപ്പൊ നമ്മൾക്ക് നിലവിലുള്ള രാഷ്ട്രീയത്തില് നിങ്ങള് തൃപ്തരാണോ?

അതേല്ലേ. എൻ ഏഹ് എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് രാഷ്ട്രീയം എന്നുള്ളത്? അത് നമ്മൾക്ക് നാ നമ്മുടെ നാടിന്റെ നീതിയും ന്യായം ഒക്കെ നടപ്പാക്കാനും നമ്മുടെ നാടിന്റെ ആവശ്യം നമ്മൾക്കുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും രാഷ്ട്രീയം ആവശ്യമല്ലേ? അതേല്ലെ. ആഹ് നമ്മുടെ നാട്ടില് ഒരച്ചടക്കം ഉണ്ടാകാനും നമ്മുടെ നാട്ടിന്റെ എല്ലാ ആവശ്യങ്ങളും നടത്തിത്തരാനും നമ്മുടെ ഇടയിൽ നിന്ന് ഒരു പ്രതിനിധിയായിട്ടാണ് നമ്മൾ രാഷ്ട്രീയക്കാരെ ഇപ്പോൾ കാണുന്നത്. നമ്മുടെ പ ഏഹ് പണ്ടൊക്കെ കാലഘട്ടത്തില് നമ്മൾക്ക് രാജഭരണം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ

അപ്പോൾ നമ്മള് അവരെ അനുസരിച്ചായിരുന്നു ജീവിക്കുന്നെ, ഇപ്പഴത്തെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് പണ്ടത്തെ രാജഭരണമായിട്ട് നമ്മൾക്ക് സാമ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടോ?

നമ്മക്കുള്ള ആഹ് അവ നമ്മടുള്ള ആവശ്യങ്ങള് തൊറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതേല്ലേ, അതായത് പാ നമ്മൾക്കിപ്പെ രാജഭരണത്തിന്റെ കാര്യത്തില് നമ്മൾക്ക് കൊറേ പേർക്ക് തന്നെ ആഹ് ഓരോ വ്യത്യാസമുണ്ടായിരുന്നു. മനുഷ്യരിൽ തന്നെ ഒരിക്കലും സമത്വം ഇല്ലായിരുന്നു. അപ്പം ആഹ് ജാതി അങ്ങനുള്ള കാര്യത്തിലൊക്കെ കൊറേ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം

രാഷ്ട്രീയം വന്നതിന് ശേക്ഷം അങ്ങനെ മനുഷ്യരുടെ ഇടയില് പ്രത്യേകിച്ച് ഏഹ് വ്യത്യാസങ്ങളൊന്നും കണ്ടുവരുന്നില്ല അല്ലേ? ആഹ് അപ്പം ഇപ്പൊ നമ്മുടെ രാഷ്ട്രിയക്കാരെക്കൊണ്ട് അതായത് നിങ്ങള് കലാലയത്തില് പഠിച്ചിരുന്ന സമയത്ത്

നമ്മുടെ രാഷ്ട്രീയക്കാര് ഇടപെട്ട് നമ്മളുടെ ജീവിതത്തിലെന്തെങ്കിലും ആഹ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?

ആഹ് ഞാൻ കലാലയത്തിൽ പഠിച്ചി പഠിച്ചിരുന്ന സമയത്ത് ഈ പഠന ചിലവിന്റെ പേരില് പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മൂലമാണ് അത് ഒത്തുതീർപ്പായത്.

അതേല്ലേ. ആഹ് അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെകൊണ്ട് ജീവിതത്തിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ?

അതാണ്. അത് നമ്മൾക്ക് പെട്ടെന്ന് അറിയിക്കാതെ ഒരു ഹർത്താലൊക്കെ വന്നാ കൊറേ മനുഷ്യർക്ക് അങ്ങനെ കൊറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അതല്ലേ? ആഹ് എപ്പഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾടെ രാഷ്ട്രീയക്കാര് അവര് അവരുടെ കർത്തവ്യങ്ങള് ഒക്കെ

എല്ലാവരും ആഹ് ശരിയായ രീതിയിൽ തന്നാണ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്? ഏഹ് ശരിയായിട്ട് പ്രവർത്തിക്കുന്നവരും ഉണ്ട്, അല്ലാതെ സ്വന്തം കാ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമുണ്ട് അങ്ങനെ രണ്ടുതരം ആൾക്കാരും രാഷ്ട്രീയത്തിലുണ്ട്.

അതേപോലെ തന്നെ നമ്മൾക്കെന്തെങ്കിലൊരു ആവശ്യമുണ്ടെങ്കിലൊരു പേടി കൂടാതെ അവരോട് ചെല്ലാനും വേണ്ടീട്ടല്ലേ? അപ്പം അവരവരുടെ വ്യക്തിതാല്പര്യങ്ങളെ ഏഹ് വച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം അതൊരു തോൽവിയായി മാറുകയല്ലേ ചെയ്യുന്നത്? ആഹ് അങ്ങനെയുള്ളവരാവുമ്പോ അവരുടെ ആ ഉയർച്ചയ്ക്ക് വേണ്ടിയെ അവര് പ്രവർത്തിക്കത്തൊള്ളൂ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അതേല്ലേ. ആഹ് അതായത് അപ്പൊ ഒരു നൂറ് ശതമാനം ആൾക്കാരില് ഒരു പത്ത് ശതമാനം മോശമായ ആൾക്കാരുടെ പേരില് കാണും. അപ്പം അവരുടെ പേരില് നല്ലവരായ കുറയെ പേരെയും കൂടി നമ്മള് ഏഹ് വലിച്ചെഴക്കയാണല്ലേ? നമ്മള് ആഹ് മ്മടെ നാട് ആഹ് ഉം അവരില് കാണും ആഹ് ഉം

പൊതുവെ എല്ലാരും പറയും രാഷ്ട്രീയത്തില് അഴി അഴിമതി അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൊറേ പേര് നമ്മള് നമ്മള് തന്നെ പൊതുജനം പറയുന്നത് കേക്കാം.

അപ്പൊ ഈ നൂറ് ശതമാനം ആൾക്കാരില് പത്ത് ശതമാനം ആൾക്കാരുടെ പേരിലാണ് എല്ലാവർക്കും ഈ പഴി കേൾക്കേണ്ടി വരുന്നത് അല്ലേ?

അപ്പം ഏഹ് താങ്കളുടെ അഭിപ്രായത്തില് എന്തുകൊണ്ടും രാഷ്ട്രീയം ഒരു നല്ല കാര്യമാണ് നമ്മയുടെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം ആവശ്യമാണ്. ആഹ് ആഹ് ഞാനൊന്ന് ചോയിക്കട്ടെ അപ്പോ നിങ്ങളുടെ നാട്ടില് അതായത് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തെ എന്തൊക്കെ വികസനങ്ങള് രാഷ്ട്രീയക്കാര് വഴി ഉണ്ടായിട്ടുണ്ട്?

നമുക്ക് ഇവിടെ ഏഹ് ഉം വണ്ടി കാത്തിരുപ്പ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ മൈതാനം നവീകരിച്ച ആഹ് നടപ്പാതകള് നവീകരിച്ചിട്ടുണ്ട്, പിന്നെ ഏഹ്

അങ്ങനെയുള്ള കുറയെ നല്ല നല്ല, സ്ഥലങ്ങള് അതേല്ലേ, അങ്ങനെ കൊറേ നല്ലകാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെ ആഹ് അങ്ങനെയുള്ള കൊറേ ആഹ് സ്ഥ ആഹ് കൊറേ വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.